പുതിയ വർഗ ബന്ധങ്ങൾ ഉയർന്നു വരികയും ചെയ്തു മുതലാളിയൊ മുതലാളിയും തൊഴിലാളിയും ന്നായി പുതിയ പ്രധാന സാമൂഹിക സാമ്പത്തിക വിഭാഗങ്ങൾ പുതിയതായി ശക്തി പ്രാപി പ്രാപിച്ച വ്യവസായിക ബൂർഷാസി British government ന്റെ നിർമാണ നിര്‍ണായക സ്വാധീനം നിർത്തി Indian ഇന്ത്യയിൽ East india company യുടെ പ്രവർത്തനങ്ങളിലി ങ്ങൾ പ്രവർത്തനങ്ങളിലിട പെടാനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും അവർ government നെ നിർ നിർബന്ധിച്ചു

ഇന്ത്യയിൽ നിന്നും കുറഞ്ഞ വിലക്ക് സം അസംസ്‌കൃത വസ്തുക്കൾ ലഭ്യമാക്കു ക്കാനും ഇംഗ്ലണ്ടിൽ നിർമിക്കപ്പെട പ്പെടുന്ന വസ്തുക്കൾ Indian Market ൽ വിൽക്കാനും ആണ് അവർ ലക്ഷ്യം വെച്ചത് ലാഭമായി കണക്കാക്കു കണക്കുകൾ കണക്കുകൾ പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എ നാലിനും ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിനും ഇടയിൽ ഇംഗ്ലണ്ടിൽ നിന്നും പൗര ത്യ ദേശങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെട്ട വസ്ത്രങ്ങളുടെ തോത് എഴുന്നൂറ് മടങ്ങ് വർധിച്ചത് ഈ ഒരു വൻ വർധന യിലൂടെ സംതൃപ് സംതൃപ്തരാവാതെയാണ് English വ്യാപാരികൾ പുതിയ രീതിയിൽ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 വ്യാപാര കുത്തക അവസാനിപ്പിക്കുന്നതിൽ അവർ വൻ അവർ വിജയിച്ചു ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന British ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്നത് എല്ലാ നിയന്ത്രണങ്ങളും ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ നീക്കം ചെയ്യി ചെയ്യി നീക്കം ചെയ്യപ്പെട്ടു ഇതിനെ തുടർന്ന് English ൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും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 മത്സരിക്കാൻ ഇന്ത്യയിൽ കൈകൊണ്ട് നിർമിച്ച വസ്ത്രങ്ങൾക്ക് കഴിഞ്ഞില്ല ഇന്ത്യയിൽ കൈകൊണ്ട് നിർമിച്ച വസ്ത്രങ്ങൾക്ക് കഴിഞ്ഞില്ല ഇന്ത്യയിൽ ഓരോ പുതിയ പ്രദേശവും Company യുടെ ആധിപത്യത്തിൽ കീഴിൽ വരുമ്പോൾ അവിടങ്ങളിൽ British ഉത്പന്നങ്ങൾക്ക് പുതി പുതിയ Market കൾ ഉണ്ടായി അതു കൊണ്ട് ഇന്ത്യയിൽ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ English ബൂർഷാസി യും government നും government ഉം East India Company യെ പരോക്ഷമായി പ്രേരിപ്പിച്ചു ഇന്ത്യയിലെ British സാമ്രാജ്യ വികസനം ഒരു പരുധിവരെ British വ്യവസായികളുടെ താ താൽപ്പര്യവും കൂടിയായിരുന്നു ഇന്ത്യയിലെ British രാഷ്ട്രീയ താൽപര്യങ്ങൾ ബ്രിട്ടി ഇൻ ബ്രിട്ടന്റെ സാമ്പത്തിക രംഗത് വുമായി

പരിധി മിതപ്പെട്ടു ഇംഗ്ലണ്ടിൽ തീരു ഇംഗ്ലണ്ടിൽ തീരെ ഉൽ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

English East India Company യുടെ വാണിജ്യ നയം രൂപീകരിച്ചത് ഇംഗ്ല ഇംഗ്ലണ്ടിലെ വ്യാപാരി മുതലാളിമാർ സംതൃപ്തിക സംതൃപ്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

പ്രപഞ്ചവും മനുഷ്യനും രണ്ടല്ലായിരുന്നു എന്ന തത്ത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു ആ വിദ്യാഭ്യാസരീതി പ്രകൃതിയും മനുഷ്യനും തമ്മിൽ എങ്ങനെ ഇണങ്ങി ജീവിക്കാമെന്നും മനസ്സിന്റെ സംസ്കരണം എങ്ങനെ സാധിക്കാമെന്നും ഈ വിദ്യാഭ്യാസം ശിഷ്യന്മാരെ പഠിപ്പിച്ചു

ഗുരുവിനോടൊപ്പം താമസിച്ച് ശിഷ്യൻ ജീവിതപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അനുഭവങ്ങൾകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കു കയും ചെയ്യുന്നു വൃക്ഷച്ചുവടുകളായിരുന്നു അന്നത്തെ വിദ്യാകേന്ദ്രങ്ങൾ ഏകാഗ്ര തയെ പുഷ്ടിപ്പെടുത്തുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു വിദ്യാർത്ഥികൾക്കുവേണ്ട പരമപ്രധാനമായ ഗുണം വിദ്യാർത്ഥികൾക്കുവേണ്ട പരമപ്രധാനമായ ഗുണമാണ് ഏകാഗ്രത ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഗീതയിൽ ഏകാഗ്രതയെ പരാമർശിക്കുന്നുണ്ട് സംവാദരൂപത്തിലുള്ളതായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം. വിദ്യ പകർന്നുകൊടുത്തിരുന്നത് സംവാദരൂപത്തിലായിരുന്നു എന്നർത്ഥം ഗുരുവും ശിഷ്യനും തമ്മിൽ നടക്കുന്ന ഈ സംഭാഷണത്തിലൂടെ അറിവ് പകർന്നുനൽകുന്നു സോക്രട്ടീസും ഇത്തരമൊരു ബോധന സമ്പ്രദായമാണ് സ്വീകരിച്ചിരുന്നത് പ്രകൃതിസിദ്ധമായ ബോധസമ്പ്രതായത്തിൽ ബോധനസമ്പ്രദായമായിരുന്നു ഇത് പുസ്തകങ്ങളിൽനിന്നും ലഭിക്കുന്ന അറിവിനെക്കാൾ ഉറപ്പും ഗുണമേന്മയുമുണ്ട് സംവാദരൂപത്തിലുള്ള വിദ്യാഭ്യാസ രീതിക്ക് സംവാദരീതിക്ക് പല മേന്മകളുമുണ്ട്അതിൽ ശ്രാതാവ് പങ്കാളിയാണ് കേൾവിക്കാരനു മാത്രമല്ല ഗുരുവിന്റെ സംഭാഷണം ശ്രദ്ധിക്കുന്ന ശിഷ്യനും മനസ്സിൽ ഉറഞ്ഞുകൂടുന്ന സംശയങ്ങൾ അപ്പോൾത്തന്നെ ഗുരുവിനോടു ചോദിക്കാം സംശയങ്ങൾ പരിഹരിക്കാം ഉപകാര ഇപ്രകാരമുള്ള വിദ്യാഭ്യാസരീതി ഗുരുവിന് ശിഷ്യന്റെ മാനസിക ശേഷിയും വിജ്ഞാനസമ്പാദനത്തിനുള്ള ആഗ്രഹവും അവശ്യ ബോധവും മനസ്സിലാക്കാനും സാധിക്കുന്നു അവന്റെ മാനസിക കഴിവിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുംവിധം പറഞ്ഞു കൊടുക്കാനും കഴിയും കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാനും പിശകുകൾ തിരുത്തുവാനും ഈ രീതികൊണ്ടു സാധിക്കുന്ന

അവൻ ഉരുവിട്ടു പഠിച്ചിരുന്ന മന്ത്രങ്ങളിലൊന്ന് ആചാര്യ ദേവോ ഭവ എന്നായിരുന്നു ഗുരുവിന് ശിഷ്യന്മാ രോട് വലിപ്പചെറുപ്പഭേദമില്ലായിരുന്നു തൊഴിലിന്റെ മാഹാത്മ്യം വളർത്തുന്നതായിരുന്നു ഗുരുകുലവിദ്യാഭ്യാസം ഏതു തൊഴിലും മാന്യമാണെന്ന ധാരണ അവിടെനിന്നും അവൻ നേടിയിരുന്നു ഏതുനേരവും എന്തിനും തയ്യാറായിരിക്കുന്ന ഒരു മനസ്സ് അവിടെനിന്ന് അവന് വാർത്തെടുക്കാൻ കഴിഞ്ഞിരുന്നു പ്രതിസന്ധികളെ നേരിട്ട് വിജയിക്കുന്നതിനുള്ള മനപ്പാകം ഈ വിദ്യാഭ്യാസ സമ്പ്രദായം വഴി ശിഷ്യർക്കും ലഭിച്ചു വ്യക്തികൾ ചേർന്ന് സമൂഹം ഉണ്ടാകുന്നെന്നും അതുകൊണ്ട് വ്യക്തികൾ നന്നായാലേ സമൂഹം നന്നാകു കയുള്ളൂ എന്നുമുള്ള വിശ്വാ സത്തിലൂന്നിയതായിരുന്നു ഗുരുകുലവിദ്യാഭ്യാസം ഉത്തമവ്യക്തിയെ വാർത്തെടുക്കുക എന്ന ധർമ്മമാണ് അവിടെ സാധിച്ചിരുന്നത് വ്യക്തി വികസന ത്തിലൂന്നിയ ഗുരുകുല സമ്പ്രദായം ചില മൂല്യങ്ങൾ പകർന്നു നൽകി ശിഷ്യനെ ബോധവൽക്കരിച്ചിരുന്നു അച്ചടക്കം സദാചാരം ഭൂതദയ ചിന്താശീലം ത്യാഗം ഊർജ്ജസ്വലത സ്വഭാവമഹിമ തുടങ്ങിയ ഗുണങ്ങൾ ശിഷ്യന്മാരിൽ വളർത്തിയെടുക്കാൻ ഗുരുക്കന്മാർ ശ്രമിച്ചിരുന്നു സംസ്കാരവും പൈതൃകവും പകർന്നു നൽകുന്നതിലും ഗുരു കുലങ്ങൾ വിജയിച്ചു തന്നെത്തന്നെ അടക്കാൻ പഠിപ്പിക്കുക എന്നതായിരുന്നു അവിടെ നടന്നിരുന്നത് സ്വയം അടക്കാൻ കഴിയാത്തവന് സമൂഹത്തെ നിയ ന്ത്രിക്കുവാനോ മറ്റുള്ളവരെ നയിക്കുവാനോ കഴിയുകയില്ല അതു കൊണ്ട് ഓരോ വ്യക്തിയിലും തന്നടക്കം വളർത്തിയെടുക്കുവാൻ ഗുരു കുലങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിന്റെ ആവേശവും ഭ്രാന്തമായ വേഗവും അടക്കുന്ന തരത്തിലുള്ളതായിരുന്നു ആ ബോധനരീതി ഈ വിദ്യാഭ്യാസരീതിയാണ് ഭാരതത്തെ സഹിഷ്ണുതാ മനോഭാവമുള്ളവരും അന്യസംസ്കാരങ്ങളെ സ്വീകരിക്കാൻ മനപ്പാകമുള്ളതുമാക്കിത്തീർത്തത് ഒന്നിനോടും ആസക്തിയില്ലാത്ത പ്രപഞ്ചോപാസകരും പ്രപഞ്ചസത്യാന്വേഷികളും നിസ്വാർത്ഥമതികളുമാക്കിത്തീർത്തത് പരസ്പര ധാരണയുടെയും സമാധാനത്തിന്റെയും മന്ത്രങ്ങൾ ഇവിടെനിന്നും വിദ്യാർത്ഥികൾ പഠിച്ചു പ്രാചീന ഭാരതത്തിലെ വിദ്യാ ഭ്യാസത്തിന്റെ മേന്മ ഇതായിരുന്നു. ദേശീയ വിദ്യാഭ്യാസനയം രണ്ടായിരത്തിഇരുപത് july ഇരുപത്തിയൊമ്പതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച പുതിയ വിദ്യാഭ്യാസനയമാണ് ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ നയം NP രണ്ടായിരത്തി ഇരുപത് ആയിരത്തിത്തൊള്ളായിരത്തി അമ്പത്തിആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ പരിഷ്കരിക്കുന്നു രണ്ടായിരത്തിപതിനാലിലെ ലോക്‌സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഭാരതീയ ജനതാപാർട്ടിയുടെ പ്രകടനപത്രികയിൽ ഒരു പുതിയ വിദ്യാഭ്യാസനയം രൂപീകരിക്കുമെന്നു പറഞ്ഞിരുന്നു

committee report ന്റെ അടിസ്ഥാനത്തിൽ മുൻ indian ബഹിരാകാശ ഗവേഷണ സംഘടന ഇസ്‌റോ മേധാവി കൃഷ്ണസ്വാമി കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള panel രണ്ടായിരത്തിപത്തൊമ്പത് june ൽ NEP കരട് സമർപ്പിച്ചു കരട് വിദ്യാഭ്യാസനയം രണ്ടായിരത്തിപത്തൊമ്പത് പിന്നീട് മാനവ വിഭവശേഷി മന്ത്രാലയം പുറ NP രണ്ടായിരത്തിഇരുപത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയത്തിൽ നിരവവധി മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു വിദ്യാഭ്യാസത്തിനായുള്ള സംസ്ഥാന ചെലവ് അവരുടെ GDP യുടെ നാല് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി എത്രയും വേഗം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു മാറ്റങ്ങളും ലക്ഷ്യങ്ങളും ഇവയാണ് അഞ്ചാം ക്ലാസ് വരെയുള്ള എല്ലാ school കളിലും മാതൃഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകൾ വേണമെങ്കിൽ എട്ടാം ക്ലാസ് വരെയും അതിനുശേഷവും secondary school തലം മുതല വിദ്യാഭ്യാസ വിദേശഭാഷകളും എല്ലാ തലങ്ങളിലും സംസ്കൃതവും പഠിക്കാം. ഒരു ഭാഷയും വിദ്യാർത്ഥികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കില്ലെന്നും നയം വ്യക്തമാക്കുന്നു പത്ത് plus two ഘടനയെ അഞ്ച മൂന്ന് മൂന്ന് നാല് എന്ന പത്രണ്ട് വർഷത്തെ school ഉം മൂന്ന് അംഗൻവാഡിയും ഘടനയിലേക്ക് മാറ്റുന്നു അടിസ്ഥാന ഘട്ടം മൂന്ന് മുതൽ എട്ട് വയസ്സ് വരെ മൂന്ന് വേഷം pre primrary പതിനൊന്ന് വയസ്സ് വരെ ഒരു തയ്യാറെടുപ്പ് ഘട്ടം പതിനൊന്ന് മുതൽ പതിനാല് വരെ secondary ഘട്ടം പതിനാല് മുതൽ പതിനെട്ട് വരെ എന്നിങ്ങനെയാണ് ഈ വിഭജനം ഈ പരിഷ്കരിച്ച ഘടന ഇതുവരെ പ്രത്യേക ശ്രദ്ധകിട്ടാത്ത മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ മാനസികവികാസം school പാഠ്യപദ്ധതിക്കുള്ളിൽ കൊണ്ടുവരും എല്ലാ അധ്യയന വർഷത്തിലും പരീക്ഷകൾ നടത്തുന്നതിനുപകരം school വിദ്യാർത്ഥികൾ മൂന്നിൽ പരീക്ഷകൾ മാത്രമേ എഴുതുകയുള്ളൂ മൂന്ന് അഞ്ച എട്ട് class കളിൽ മറ്റ് വർഷങ്ങളിലെത് നിരന്തര മൂല്യനിർണയശൈലിയിലേക്ക് മാറും അത് കൂടുതൽ യോഗ്യത അടിസ്ഥാനമാക്കിയുള്ളതും പഠനത്തെയും വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുകയും വിശകലനം വിമർശനാത്മക ചിന്ത ആശയപരമായ വ്യക്തത എന്നിവ പോലുള്ള ഉയർന്നതരം കഴിവുകൾ പരീപരീക്ഷിക്കുകയും ചെയ്യുന്ന

പോലെ ഉന്നതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രണ്ടായിരത്തിനാല്പതോടെ Art and humanitis പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രവും തിരിച്ചും പഠിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതിനായി ഒന്നിലധികം exit option കളുള്ള നാല് വർഷത്തെ ബിരുദ program നിർദ്ദേശിക്കുന്നു നാല് വർഷത്തെ പഠനം പൂർത്തിയാക്കിയാൽ multi disciplinary bachelors ബിരുദം certificate നൽകും രണ്ട് വർഷത്തിന് ശേഷം പുറത്തുകടക്കുന്ന വിദ്യാർത്ഥികൾക്ക് diploma ഒരു വർഷത്തിന് ശേഷം ഒരു vocational professional course ഉം M ഫിൽ masters of philosophy commerce കൾ നിർത്തലാക്കും ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നതിനായി ഒരു ഉന്നത വിദ്യാഭ്യാസ counsellor of ഇന്ത്യ രൂപീകരിക്കും മൊത്തം enrollement അനുപാതം വർദ്ധിപ്പിക്കുക എന്നതാണ് council ലിന്റെ ലക്ഷ്യം HECI ക്ക് നാല് സ്വതന്ത്ര വിഭാഗങ്ങൾ ഉണ്ടാകും നിയന്ത്രണത്തിനായുള്ള ദേശീയ ഉന്നത വിദ്യാഭ്യാസ regulatory council മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിനുള്ള പൊതുവിദ്യാഭ്യാസ council ധനസഹായത്തിനുള്ള ഉന്നത വിദ്യാഭ്യാസ grand council accredition ദേശീയ accredition councilNP രണ്ടായിരത്തിഇരുപതിന് കീഴിൽ നിരവധി പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശയങ്ങൾ എന്നിവ രൂപീകരിക്കുന്നതിന് നിയമനിർമ്മാണ അനുമതി നൽകിയിട്ടുണ്ട്

ദേശീയ പുസ്തക promotion നയം അടിസ്ഥാന സാക്ഷരത സംബന്ധിച്ച ദേശീയ ദൗത്യം national assessment center gender inclutions and fund അധ്യാപകർക്കായുള്ള ദേശീയ professional മാനദണ്ഡങ്ങൾ state school standard authority ദേശീയ വിദ്യാഭ്യാസ സാങ്കേതിക forumindian institute of translation

വിദ്യാഭ്യാസ ഘടനയുടെ federal സ്വഭാവത്തെ ഭീഷണിപ്പെടുത്തിയതിനും വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവത്ക്കരിക്കുന്നതിനും സ്വതന്ത്ര ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് തുരങ്കംവെക്കുന്നതിനും ഇടയാക്കുമെന്ന് student of federation of india വിദ്യാർത്ഥി നേതാക്കളായ മയൂഖ് ബിശ്വാസ് VP സാനു എന്നിവർ അഭിപ്രായപ്പെട്ടു ഏകപക്ഷീയ നടപടികൾ വഴി മോഡിസർക്കാർ രാജ്യത്തെ വിദ്യാഭ്യാസസമ്പ്രദായത്തെ നശിപ്പിക്കുകയാണെന്ന്‌ CPIMgeneral secretary പറഞ്ഞു അഭിപ്രായപ്പെട്ടു parlimentary യും parlimenter നെയും സംസ്ഥാനസർക്കാരുകളെയും വിദ്യാഭ്യാസമേഖലയിൽ താൽപര്യമുള്ള മറ്റുള്ളവരെയും മറികടന്നാണ്‌ പുതിയ നയം കൊണ്ടുവന്നത്‌. കേന്ദ്രത്തിനു വിദ്യാഭ്യാസനയം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഇന്ത്യൻ വിദ്യാഭ്യാസമേഖലയിലെ കേന്ദ്രീകരണം വർഗീയവൽക്കരണം വാണിജ്യവൽക്കരണം എന്നിവയെ ചെറുക്കണം എന്ന് യെച്ചൂരി tweet ചെയ്തു വിദ്യാഭ്യാസത്തിന്റെ federal സമ്പ്രദായം തകർത്ത് പൂർണമായും കേന്ദ്രസർക്കാരിൽ കേന്ദ്രീകരിക്കുന്നതാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസനയമെന്ന് മന്ത്രി പറഞ്ഞു കസ്തൂരിരംഗൻ commission തയ്യാറാക്കിയ കരട് ദേശീയ വിദ്യാഭ്യാസ നയം രാഷ്ട്രീയ പ്രേരിതവും ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് SIO വിമർശിച്ചു പുതിയ വിദ്യാഭ്യാസ നയം college തലത്തിൽ വരുന്നത് വലിയ മാറ്റങ്ങൾ college കളുടെ affiliation രീതി നിര്‍ത്തലാക്കുന്നു ഇതിന് പകരം സ്വയംഭരണാവകാശം നല്‍കുന്നതിന് ഘട്ടംതിരിച്ചുള്ള സംവിധാനം വരും കേന്ദ്ര സര്‍ക്കാര്‍ അംഗീകരിച്ച പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം college തലത്തില്‍ വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടു വരിക college കളുടെ affiliation പതിനഞ്ച വര്‍ഷത്തിനുള്ളില്‍ ഘട്ടംഘട്ടമായി അവസാനിപ്പിക്കും തുടര്‍ന്ന് അവയ്ക്ക് ശ്രേണി അടിസ്ഥാനമാക്കി സ്വയംഭരണാവകാശം നല്‍കുന്നതിന് ഘട്ടംതിരിച്ചുള്ള സംവിധാനമുണ്ടാകും ഒരു നിശ്ചിത കാലയളവില്‍ ഓരോ college ലും ഒന്നുകില്‍ സ്വയംഭരണ ബിരുദം നല്‍കും college അല്ലെങ്കില്‍ ഒരു സര്‍വകലാശാലയുടെ ഒരു ഘടക college ആയി വികസിക്കണം ബിരുദ ബിരുദാന്തര ബിരുദ course കളുടെ ദൈര്‍ഘ്യത്തിലും മാറ്റങ്ങളുണ്ടാകും. നാലുവര്‍ഷത്തെ ബിരുദ course ആണ് ഇതില്‍ പ്രധാനം നാലു വര്‍ഷം കഴിയുമ്പോള്‍ ബിരുദത്തിനൊപ്പം ഗവേഷണം എന്നതായിരിക്കും പുതിയ രീതി. ബിരുദാനന്തര ബിരുദ കോഴ്‌സുകള്‍ ഒന്നും രണ്ടും വര്‍ഷത്തെയുണ്ടാകും രണ്ടു വര്‍ഷത്തെ advanced diploma ഒരു വര്‍ഷത്തെ certificate course എന്നിവ ഇനി പ്രതീക്ഷിക്കാം വിവിധ ഉന്യ ഉന്നതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്‍ നിന്ന് നേടിയ academic credit കള്‍ ഒരു academic bank of credit digital ലായി സംഭരിച്ച് കൈമാറ്റെ ചെയ്യപ്പെടും IIT കള്‍ IIM കള്‍ എന്നിവയ്ക്ക് തുല്യമായി multi disciplinary education and research university കള്‍ സ്ഥാപിക്കാനും തീരുമാനമുണ്ട്

തിരുവോണനാളിൽ പ്രതീക്ഷണമായ ഓണം തിരുവോണത്തിനു തങ്ങളുടെ മഹാരാജാവിനെ വരവേൽക്കുന്ന മലയാളികൾക്ക് മുഴുവൻ പത്തു ദിവസം നീണ്ടുനിൽക്കുന്ന ഈ ഉത്സവം ആഹ്ളാദകരമായ കാലമാണ് വിളവെടുപ്പിന്റെ ഒരു ഓണം~ഓണം അറിയപ്പെടുന്നു. വീട്ടുമുറ്റങ്ങളിൽ വർണ്ണമായ വിവിധ തരം പുഷ്~പുഷ്പങ്ങൾ നിരത്തി ഒരുക്കുന്ന മനോഹരമായ പൂക്കളങ്ങൾ സമ്പൽ സമൃദ്ധികളെയും ഐശ്വര്യത്തിന്റെയും ബോധം ഉണർത്തുന്നു. അതിനെ ഓണം ഒരുങ്ങി നിൽക്കുന്നു പുത്തൻ പാട്ടുകളുടെയും സ്വർണാഭരണങ്ങളിലൊരുങ്ങി ആകർഷിക്കുന്നു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 വിഭവ സമൃദ്ധമായ സദ്യക്ക് പിന്നാലെ കൈകൊട്ടുകയും കമ്മാട്ടിക്കളി, പുലിക്കളി തുടങ്ങിയ നാടൻ പ്രകടനമുള്ള അരങ്ങേറുന്നു. മഹാനായ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 മൂന്നാലു സ്ഥലം വാഗാതം തുടങ്ങിയ ചെയ്യപ്പെട്ട ഉടൻ വാമൻ എന്ന് പേരായ ഒരു കൊച്ചു ബാലൻ ത്രിവിക്രമൻ എന്ന് അറിയപ്പെടുന്ന ഭീകാരമായ രൂപമെടുത്തു കൊണ്ടാണ് തൻ്റെ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 മൂന്നാം ചുവടിൽ എവിടെയാണ് വെക്കേണ്ടത് പോലും വാമനൻ മഹാബലിയോട് ചോദിച്ചു വിഷ്‌ണു ഭക്തരിൽ വച്ചേറ്റവും ശ്രേഷ്ഠനായ പ്രഹാതനായ പുത്രനായ മഹാബലി ചക്രവർത്തി മൂന്നാം ചുവട് വെക്കുന്നതിനായി തികഞ്ഞ ഭക്തിയോടെയും സമർപ്പണ ഭാവത്തെയും തന്റെ ശിരസ്സ് ആനന്ദപൂർവ്വം വാഗ്ദാനം ചെയ്തു.

മാനിച്ചുകൊണ്ട് മഹാവിഷ്ണു മഹാബലിക്കു വർഷത്തിലൊരിക്കൽ പ്രജകളെ പാതാളത്തിൽ നിന്നും തന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരുന്നതിനായി അനുവാദം നൽകി ആ ദിവസമാണ് ഓണമായി ആഘോഷിക്കുന്നത്. ഇതിന്റെ നിഗൂഢ അർത്ഥം ഈ ഐശ്വര്യരാഹിത്യം പൗരാണമായിട്ട് ഒന്നാം ചുവടു ഭൂമി അളക്കുന്ന ചുറ്റുപാടും കണ്ണോടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന തന്നെ പോലെയുള്ള അസംഖ്യം ജീവജാലങ്ങളുടെ കേവലം എണ്ണമറ്റതിലുള്ള വിനയ ശീലമായിരിക്കുക.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 എത്രമാത്രം നിസ്സാരമാംവിധം ചെറുതാണ് എന്നീ വസ്തുക്കൾ ഓർത്തുകൊണ്ട് തന്നെ വിനയശീലയായിരിക്കുക. മൂന്നാം ചുവടു നിങ്ങൾ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

ഭൂമിയെ അളക്കുന്നതും എല്ലാം അതിൽപെട്ടതാണ്. ഐതിഹ്യം മൂന്നാം സ്ഥലവും വാഗ്ദാനം ചെയ്യപ്പെട്ട ഉടൻ വാമനൻ എന്ന് പേരായ ആ കൊച്ചു ബാലൻ ത്രിവിക്രമൻ എന്നറിയപ്പെടുന്ന ഭീകരമായ രൂപം രൂപമെടുത്തുകൊണ്ട് തൻ്റെ ആദ്യ ചുവടിൽ ഭൂമിയെ മുഴുവനായും അളന്നു അതിനുശേഷം രണ്ടാം ചുവടിൽ ആകാശത്തെയും മുഴുവനായി അളന്നു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 വിഷ്ണു ഭക്തന്മാരിൽ വച്ച് ശ്രേഷ്ഠനായ പ്രഹ്‌ളാദന്റെ പൗരത്വനായ, പൗത്രനായ മഹാബലി ചക്രവർത്തി മൂന്നാം ചുവട് വെക്കുന്നതിനായി തികച്ചും ഭക്തിയോടെയും സമർപ്പണത്തെയും തന്റെ ശിരസ്സ് ആനന്ദപൂർവം വാഗ്ദാനം ചെയ്തു. അദ്ദേഹനത്തിന്റെ സമർപ്പണത്തിന്റെ അംഗീകാരം എന്ന നിലയിൽ മഹാവിഷ്‌ണു അദ്ദേഹത്തെ അടുത്ത ഇന്ദ്രനായി വാഴ~ക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് പറഞ്ഞയച്ചതോടൊപ്പം പാതാളത്തിൽ കവാടത്തിൽ തന്നെ സ്വയം കാവൽ നിൽക്കുമെന്നും വാഗ്ദാനം ചെയ്തു

ഓണക്കാലത്തും നമ്മെ സന്തോഷിപ്പിക്കാൻ വരുന്നുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വച്ചാൽ ഓണാഘോഷം നടക്കുന്നത് ഭാരതീയ കാല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 ശ്രവണ മാസത്തിനെ വിളിക്കുന്നത് പാശ്ചാത്യ ജ്യോതി ശാസ്ത്രത്തിൽ പറയുന്നത് എന്ന നക്ഷത്ര സമൂഹത്തിലെ ആൾ Altair എന്നറിയപ്പെടുന്ന തിളക്കമാർന്ന നക്ഷത്ര കൂട്ടമാണ് ശ്രവണ ശ്രാവണ അതിന്റെ ശ്രാവണ നക്ഷത്രത്തിന്റെ ഇരു പാർശ്വമായി ബീറ്റാ ഗാ~ഗാമ എന്നീ നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഈ മൂന്നു നക്ഷത്രങ്ങളാണ് വാ മനത്തിന്റെ ഭീമാകാരനായ മൂന്നു കാലയളവായി

ശ്രവണം എന്നാൽ ശ്രവിക്കാൻ, കേൾക്കൽ, ഗൗനിക്കൽ എന്നാണ് അർഥം എന്റെ ഗുരുവിന്റെ ഉപദേശം മുന്നറിയിപ്പ് കേൾക്കാനായിരുന്നു മഹാബലി അനുസരിച്ചു ഏറ്റവും ശുഭ്ര നേരം കേൾക്കുക ഗൗനിക്കുക ചെയ്യണമെന്ന് ജാഗ്രതയെ ജനങ്ങൾക്ക് നൽകുന്നതിനായി ആകാശങ്ങളിൽ നിരന്തരമായി ഓർമ്മകൾ ഓർമ്മിക്കപ്പെടുകയും നിലാവിൽ നിലയിലും സ്ഥിതി ചെയ്യുന്നു.

വള്ളം കളി, പുലിക്കളി എന്നീ വിവിധ കളികൾ അന്ന് നടക്കാറുണ്ട്. വള്ളം കളി എന്ന് വച്ചാൽ തോണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളത്തിന്റെ മത്സരമായിരിക്കും അന്ന് അന്നാണ് ഏറ്റവും വലിയ ഉത്സവം.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 ധാരാളം കളികളുണ്ടാവും കുട്ടികളെ രസിപ്പിക്കാനും കുട്ടികളെ അന്നത്തെ ഭക്ഷണ സദ്യ ഒരുക്കുന്ന ഓണ സദ്യ ഒരുക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് വാഴയില വിരിച്ച് എരിശ്ശേരി കിച്ചടി, അച്ചടി എന്നൊക്കെ പറഞ്ഞു കൊറേ സാധനങ്ങൾ ഉണ്ടാവും അതിൽ എല്ലാം പപ്പടവും, ചോറും രണ്ടു തരം പായസങ്ങളുമുണ്ടാവും എന്നിവയെല്ലാം വച്ചുകൊണ്ട് നല്ല നല്ല വിശേഷപ്പെട്ട ഒരു ഊണായിരിക്കും അന്നത്തേത് ഓണ സദ്യ എന്നുവച്ചാൽ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു. പ്രഹ്ലാദന്റെ പൗരത്വനായ മഹാബലി ജ്ഞാനരേ ആദരിച്ചു അതിശക്തനും പണ്ഡിതനുമായിരുന്ന മഹാരാജാവായിരുന്നു. ഒരിക്കൽ മഹാബലി യജ്ഞ ദിനം ആചരിച്ചുകൊണ്ടിരിക്കെ

എല്ലാർക്കും കേക്ക്ന്നൊക്കെഇല്ലേ sir പറയുന്നത് ല്ലേ എല്ലാർക്കും കേക്ക്ന്നില്ലേ എല്ലാ മക്കക്കും കേക്ക്ന്നില്ലേ okay okay okay അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വെരുന്നത് ട്ടോ nineteen fifteen ലാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വെരുന്നത് ഞാൻ slide zoom എയ്യാം കാണാത്തവർക്കായിട്ട് നമ്മളെ text ലിള്ള കാര്യം തന്നെയാണ് sir ഇവിടെ പറയിന്നത് so ഗാന്ധി entry into the national movement Gandhi's entry into the national movement ഓഹ് കാണുന്നില്ലല്ലേ so ഗാന്ധിജി എവിടെ ആയിരുന്നു ഇന്ത്യയിലേക്ക് വരുന്നതിന് മുന്നേ ഗാന്ധിജി ഒരു വക്കീൽ ആയിരുന്നു അല്ലെങ്കിൽ ഒരു barrister ആയിരുന്നു എന്നുള്ള കാര്യം മക്കക്കൊക്കെ അറിയാലോ ഗാന്ധിജി ഒരു barrister ആയിരുന്നു എന്നുള്ള കാര്യം മക്കക്ക് അറിയാലോ ല്ലേ വക്കീലായിരുന്നു ല്ലേ വ

so അടിപൊളി comments ഒക്കെ അപ്പൊ നൂറ്റിപ്പത്തൊമ്പതായി ഇരുന്നൂറിൽ എത്തിച്ചാ മക്കളെ ഇരുന്നൂറിൽ എത്തിച്ച നമ്മളെ dangerous step വെരൂട്ടോ dangerous ഒക്കെ ഇണ്ട് മൈക്കിൾ ജാക്സൺന്റെ step ഒക്കെ വെരും

ഇത് നേരത്തെ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് sir ന് അറിയാ എന്നാലും നിങ്ങൾക്ക് ഇന്ന് test ചെയ്യാൻ വേണ്ടീട്ടാണ് നമ്മൾ ഈ chapter എടുത്തിട്ട് ല്ലേ നേരത്തെ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഇരുന്നൂർ എത്തിക്ക് മക്കളെ നിങ്ങൾക്ക് പറ്റുംഅത് ആഹ് അപ്പൊ നൂറ്റിഇരുപത് ആവനായല്ലോ ല്ലേ okay okay so ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരംഎതാണ് ചമ്പാരൻ സത്യാഗ്രഹം ബിഹാറിലെ ചമ്പാരൻലാണ് ഈ സത്യാഗ്രഹം ട്ടോ ആഹ് നിലം നീലം കർഷകർ നീലംന്ന് പറഞ്ഞ എന്താ നീലംന്ന് പറഞ്ഞാൽ എന്താ വട്ടത്തിൽ colour കൊടുക്കുന്ന സാനം ഇല്ലേ നീലം indigo ന്ന് പറയുന്ന സാധനം indigo so ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തത് അതായത് കർഷകരെ British അതായത് British administration അല്ലെങ്കിൽ foreigners ചൂഷണം ചെയ്തു അതിന്റെ ഫലമായി കർഷകർക്ക് ആശ്വാസഗുണമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വെള്ളക്കാർ നിർബാധിതരായി ട്ടോ ഗാന്ധിജിയുടെ എടപെടൽ മൂലം ട്ടോ അപ്പം ചമ്പാരൻ ആയിരുന്നു ഗാന്ധിജിയുടെ first strike ന്ന്ള്ള കാര്യം അല്ലെങ്കിൽ first സത്യാഗ്രഹം ന്ന്ള്ള കാര്യം മക്കൾ ആലോയ്ക്ക ചമ്പാരൻ ബിഹാറിലാണ്ന്ന്ള്ള കാര്യോ ആലോയിക്ക പിന്നെ ആയിരത്തിത്തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി ചെയ്ത അഹമ്മദാബാദിലെ cotton mill

ചമ്പാരൻ nineteen seventeen ൽ nineteen eighteen ൽ അഹമ്മദബാദ് അഹമ്മദബാദ് അഹമ്മദബാദ് ട്ടോ okay അപ്പൊ രണ്ട് സമരങ്ങൾ നമ്മൾ ഇവിടെ ഇപ്പൊ നമ്മൾ പഠിച്ചു രണ്ട് സമരങ്ങൾ നമ്മൾ പഠിച്ചു അഹമ്മദാബാദ് പറഞ്ഞു nineteen eighteen ൽ nineteen seventeen ൽ ചമ്പാരൻ ഇത് മനസിലായ മക്കളൊക്കെ ഒന്ന് fire ഇട്ടേ comment box ൽ fire ഇട്ടേ എല്ലാരും മക്കളൊക്കെ fire ഇട്ടേ

okay so അതെ വർഷം തന്നെ ഗുജറാത്തിലെ ൽ ഇണ്ടായിട്ടുള്ള ആഹ് പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു so വിളവ് നികുതി ഇളവ് നൽകണം എന്ന് ആവശ്യപ്പെടുന്ന കർഷകരുടെ കൂടെ ഗാന്ധിജി എന്താ നിന്നു ട്ടോ ഖേദ strike ലും ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ട് so british ആവശ്യം നിരസിച്ചപ്പോൾ ഗാന്ധിജി നികുതി വിശേദ സമരത്തിനാഹ്വാനം ചെയ്തു ഗാന്ധിജി കുറച് strike ഒക്കെ സമരം നടത്തി okay okay ഗാന്ധിജി നിരാഹാരം ഒക്കെ ഇരുന്നിട്ടുണ്ട് so early movements ൽ മക്കൾ ഈ sir പറഞ്ഞ ഈ കാര്യോ ഒന്ന് just nineteen seventeen ൽ ചമ്പാരൻ ninetyeight ൽ അഹമ്മദാബാദ്ലെ ഖേധ അല്ല sorry അഹമ്മദാബാദ്‌ലെ cotton mill strike ഉം പിന്നേ ഖേധേലും strike ഇണ്ടായിരുന്നുന്നുള്ള കാര്യോ ഒന്ന് മക്കൾ ഒന്ന് ആലോയിച്ച മതി ട്ടോ വേറെഒന്നു പടിക്കണ്ട nineteen eighteen ൽ അഹമ്മദാബാദും nineteen seventeen ൽ ചമ്പാരനും ചമ്പാരൻന്റ എന്തായാലു പടിക്കണേ ആദ്യത്തെ strike വന്നത് അങ്ങനെയാ നമ്മൾ എന്താ Jallian wala bhag നടക്കുന്നത് ഈ rowlatt act നെതിരെ സമാദാനാമായി protest ചെയ്ത ആളുകളെ വെടി വെക്ക്ന്ന അതാണ് അതിനെയാണ് നമ്മൾ എന്താ വെടി വെച്ചൊരു ഒരു പഞ്ചാബിലെ അമൃതസർന് അടുത് ജാലിയൻ വാല ബാഗ്ന്ന് പറഞ്ഞ അതായത് സംഭവംന്ന് വെച് കഴിഞ്ഞാൽ rowlatt act നെതിരെ സമാദാനപരമായിട്ട് സമരം ചെയ്ത ആൾ ആളുകളെ ഡയർ വെടി വെച്ചു ല്ലേ ഇതിനാണ് നമ്മൾ എന്താ ജാലിയൻ വാല ബാഗ് എന്ന് പറയുന്നത് ഇത് നടക്കുന്നെ എപ്പോളാ അറിയൂലെ nineteen nineteen April

April thirteen ആ തോന്നുണ്ട് April thirteen or fourteen April thirteen ആ നമ്മക് നോക്ക അത് okay April thirteen ആണ് നടക്കുന്നത് ഈ okay ഇതാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് എന്താണ് Rowlett act ന്ന് പറഞ്ഞാണത് Rowlett act നെതിരെ അതായത് people intensly opposed act by organising march hunger strike demonstration public meetings etc and civil disobedience ഗാന്ധിജി called for a country wide protest observing sixth April nineteen nineteen as black day അതായത് ആറാം തിയ April ന്ന് തന്നിട്ടുണ്ട് ട്ടോ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ജാലിയൻ വാല ബാഗ് ഒക്കെ വേര്ന്നത് so ആർ April ൽ ഗാന്ധിജി കരി ദിനമായിട്ട് ആചരിക്കാണ്ന്ന് തെന്നെ അണിയായി അനുയായികളോടൊക്കെ പറഞ്ഞു അനുയായികൾ പറഞ്ഞ എന്താ അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ആളുകളോക്കെ അല്ലെ അനുയായികൾ ല്ലേ നമ്മളെ disciple അപ്പൊ sixth April black day ആയിട്ട് ആചരിക്കനംനൊക്കെ പറഞ്ഞു in പഞ്ചാബ് the leaders ഏർ of പ്രൊ protest Doctor സത്യബാലൻ doctor സൈഫുദ്ധീൻ കിസ്ലു were arrested ഇവരൊക്കെ leaders ആണ്ന്നുള്ളത് പഠിച്ച മതി ഇവരൊക്കെ arrest ചെയ്തു ട്ടോ ഇവരൊക്കെ arrest ചെയ്തു പിന്നെന്താ ഈ ഒരു സംഭവത്തിന്റെ ബാക്കിയാണ് നമ്മളെ ജാലിയൻ വല ബാഗ് ല്ലേ അത് april thirteen april വിഷുന്റെ നമ്മളെ april fourteen fifteen സമയതല്ലേ ഈട വിഷു ഇണ്ടാവാ അപ്പൊ ആ ഒരു സമയത്താണ് അവിടെ വൈശാഖി festival ഇണ്ട് പഞ്ചാബിൽ അതിന് വന്ന സമാദാനപരമായിട്ട് protest ചെയ്ത ആളുകളെയാണ് വെടി വെച്ച് കൊന്നത് okay ഇതിനെ ജാലിയൻ വല ബാഗ്ന്ന് പറയുന്നു ട്ടോ ജാലിയൻ വാല നിരായുധരായ ജനങ്ങൾക്ക് നേരെ പട്ടാളം വെടി വിട്ടു ആയിരത്തിൽ പേര് ആൾകൾ വെടിയേറ്റ് മരിച്ചു മുറിവേറ്റവർ അതിലേറെ ശവശരീരം നീക്കം ചെയ്യാനോ പരിക്കേറ്റവരെ hospital ൽ എത്തിക്കാനോ ഒന്നും ഇല്ലാ okay പഞ്ചാബിൽ നടന്ന ഈ തിനെയാണ് പഞ്ചാബ് ന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ജാലിയൻ വാല ബാഗ്ന്നൊക്കെ പറയും okay okay കഥ നിങ്ങളെ text ൽ പറീന്നിണ്ട് ട്ടോ ജാലിയൻ വാല ബാഗ് ന്ന് നടക്കുമ്പോ ചെറിയ പ്രായായിരുന്നു പിന്നെ ഉ അദ്ധേഹം പുറത്തു ലണ്ടണിൽ പോയിട്ട് ഇതിന് ഉത്തരവാദി ആയിട്ടുള്ള ഏർ ഇതിന് ഒപ്പു വെച്ച ഇതിന് വെടി വെക്കാൻ അനുമതി കൊടുത്തിട്ടുള്ള മൈക്കിൾ പിന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ text ൽ അത് പറയുന്നുണ്ട് okay പറയുന്നുണ്ട് ആ കാര്യം ട്ടോ ഇതാണ് ജാലിയൻ വാല ബാഗ് ചിത്രകാരന്റെ ഭാവനയിൽ an illustration ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് സംഭവം ഇങ്ങനെ സമാദാനായി protest ചെയ്ത ഒരു കോട്ടയാണ് ഈ ബാഗ്ന്ന് പറഞ്ഞുൽ ല്ലേ ഒരു സ്ഥലത്തു മാത്രേ ഇതിന് opening ഇണ്ടാവുള്ളു ഇങ്ങനെയാ ഇണ്ടാവാ

മുബീന മുബിക്ക് എന്താ doubt എന്താ എന്താ ജാലിയൻ വാല ബാഗ് എന്നാണോ doubt okay യാണ് ജാലിയൻ വാല ബാഗ് എന്താന്ന് doubt ഇൻഡോ ആർക്കെകങ്കിലും മക്കളെ ഇണ്ടെങ്കിൽ പെട്ടെന്നു പറഞ്ഞോ sir ഒന്നോടെ explain ചെയ്തെരും എന്താ പാലക്കാട്ന്നൊക്കെ comment ഇടുന്നെ എല്ലാരും class ശ്രെദ്ദിക്ക് കേട്ടോ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് discuss ചെയ്യാം sir ഉം നിങ്ങളെ കൂടെ കൂടാം കാര്യങ്ങളൊക്കെ പറയാൻ okay മീനാക്ഷിക്ക് എന്താ ഒന്നൂടി പറയണം പറഞ്ഞേന്താ ജാലിയൻ വാല ബാഗ് മനസിലായില്ലേ ജാലിയൻ വാല ബാഗ്ന്ന് പറഞ്ഞ Rowlett നിയമം അല്ലെങ്കിൽ Rowlett act നെതിരെ പഞ്ചാബിൽ നടന്ന protest നെതിരെ പട്ടാളം വെടി വെച്ചു ഒരു സമാദാനപരമായിട്ട് നടന്ന ആയിരുന്നു ഒരു പ്രകോപനവുമില്ലാത്ത ഈ ഒരു ഇതിനെതിരെ എന്താ പറയാ അവിടത്തെ army വന്നിട്ട് എന്താ വെടി വെച്ചു ആയിരത്തിലധികം ആളുകളും മരിച്ചു ഇതിനാണ് നമ്മൾ എന്താ പഞ്ചാബിലെ എന്താ പറയാ അമൃതസറിന്റെ അടുത്തുള്ള ജാലിയൻ വാല ബാഗ് അത് ഒരു ബാഗ് ന്ന് പറഞ്ഞ എന്താ കോട്ട okay

എന്താ പറയാ important ആയിട്ടുള്ള ഒരു topic ആട്ടോ doubt ഇണ്ടോ ആർക്കാ doubt ഉള്ള ആർക്കൊക്കെയാ ഉം ജാലിയൻ വാല ബാഗ് പഠിച്ച കഴിഞ്ഞ പിന്നെ നിങ്ങൾ important ആയിട്ട് പഠിക്കേണ്ട നമ്മൾ important ആയിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രേ pick ചെയ്യുന്നുള്ളു ട്ടോ പിന്നെ പഠിക്കാൻ ഉള്ള ഒന്നാണ് of movement of movement of movement എന്താണ് of movement ന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ of movement തുടങ്ങാനുള്ള കാരണംന്ന് വെച് കഴിഞ്ഞാ തുർക്കിൽ ഉള്ള ഇവര്ടെ supreme leader ആയിട്ടുള്ള ഖലിഫ അല്ലെങ്കിൽ എന്താ ഏർ the supreme leader of osmani or ottoman empire ന്റെ supreme leader ആയിട്ടുള്ള ഖലീഫയുടെ british army അല്ലെങ്കിൽ dethrone ചെയ്തു so muslim community യെ സംബന്ധിച്ചെടുത്തോളം അത് ഒരു അവരുടെ മത പ്പെട്ടു അവരുടെ ഏറ്റവും യാണ് അവർ എന്താ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത് ഇതിനെതിരെ ലോകം മൊത്തം എന്താ movement ഇണ്ടായി movement ട്ടോ അതായത് തുർക്കിയിലെ തങ്ങളെ supreme leader ന്നൊക്കെ പറയൂലേ അവരുടെ മതത്തിലെ ഏറ്റവും വലിയ ഒരു നേതാവാണ് ഈ ഖലീഫ എന്ന് പറയുന്നത് ല്ലേ that is the supreme leader of ottoman empire based in ടുർ ടർക്കി was known as the ഖലീഫ അല്ലെങ്കിൽ the khalif was also regarded as the spiritual leader അവരുടെ മതപരമായിട്ടുള്ള ആത്മീയനേതാവ് ന്നൊക്കെ പറയൂലെ ആത്മീയനേതാവ് okay എന്നാ അലി സഹോദരന്മാർന്നൊക്കെ ആരോ comment ഇട്ടിട്ടാ അലി brothers ആണ് khilafath movement start ചെയ്തത് ഇന്ത്യയിൽ ഗാന്ധിജിയും അവരുടെപ്പം ഉണ്ടായിരുന്നു ട്ടോ ഗാന്ധിജി ഇതിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് okay ഗാന്ധിജി ഇത് നൂറ്റിമുപ്പത്തി മൂന്ന് പേരാണ് ഇപ്പൊ കാണുന്നത് ഇങ്ങളിത് ഇരുന്നൂറിൽ എത്തിച്ചേ മക്കളെ എല്ലാരും ഇത് ഇരുന്നൂറിൽ എത്തിച്ചേ എല്ലാരും ഇത് ഇരുന്നൂറിൽ എത്തിച്ചേ മനസ്സിലാവുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ ആഹ് ആർക്കാ മനസ്സിലാവാത്തത് ന് എന്താ മനസ്സിലാവാത്തത് previous year paper നമ്മൾ ചെയ്തെരും നമ്മക്ക് marathon വരുന്നുണ്ട് exam ന്റെ തലേദിവസം നമ്മൾ എല്ലാം discuss ചെയ്യും ട്ടോ

മനസ്സിലായവരൊക്കെ fire ഇട്ടേ fire ഇട്ടേ Khilafath movement ന്ന് പറഞ്ഞ എന്താ ആരാ start ചെയ്തത് അലി brothers ആണെന്ന് കുറെ പേര് അഹ് പറഞ്ഞു മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും ആണ് ഇത് start ചെയ്യുന്നത് okay the leaders of khilafath movement in ഇന്ത്യ were മൗലാന ഷൗക്കത്ത് അലി and മൗലാന മുഹമ്മദ് അലി they were also known as the അലി brothers and ഗാന്ധിജി believed that the khilafath movement would strengthen the solidarity amongst hindus and muslims ല്ലേ ഗാന്ധിജി Khilafath movement നു support ചെയ്യാന കാരണംന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലീങ്ങളും തമ്മിലുള്ള ഐക്യം കൂട്ടാൻ വേണ്ടിയിട്ടാണ് okay okay മനസ്സിലായില്ലേ എല്ലാർക്കും okay so they are also known as ali brothers and ഗാന്ധിജി വിശ്വസിച്ചത് നമ്മൾ പറഞ്ഞു hindus and muslims തമ്മിലുള്ള ഐക്യം കൂടാൻ വേണ്ടിട്ട് and the anti rowlett act movement ഒന്നൂടെ എന്താ ഇത് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഗാന്ധിജി ഖിലാഫത്തിന് support കൊടുത്തത് he extended his full support and corporation to the movement he acted in the presidentship of അലി ഓ അല്ല sorry presidentship of whole india khilafath committee അതിൻറെ president ഗാന്ധിജി ആയിരുന്നേ whole India khilafath committee യുടെ president ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജി ആന്ന് പറയണം khilafath day was observed on seventeenth October of nineteen nineteen ആണെന്ന് khilafath day ആയിട്ട് khilafath day ആയിട്ട് observe ചെയ്തിട്ടുള്ളത് ട്ടോ khilafath day ആയിട്ട് അതിൻറെ മലയാളത്തിലുള്ള കാര്യാണ് ഇവിടെ പറയുന്നത് വേറെ ഒന്നുമില്ല നമ്മൾ explain ചെയ്ത കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് നിങ്ങക്ക് ഇതിൻറെ PDF തരും മക്കളെ PDF അയച് തരും sir ഇതിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും okay marathon ഇണ്ട് marathon ഇണ്ട് മ പേടിക്കണ്ട തലേദിവസം നമ്മള് full model question ഒക്കെ ആയിരിക്കും ആരും പേടിക്കണ്ട okay നിങ്ങക്ക് social exam എന്ന ഇരുപ്പത്തിമൂന്നിനോ എന്ന date എന്ന ഇരുപത്തിമൂന്നാം തീയതി അല്ലേ ഇരുപത്രണ്ടോ ഇരുപത്തിമൂന്നോ എല്ലെ social exam എന്നായിരുന്നു date ഇരുപത്രണ്ടോ or ഇരുപത്തിമൂന്നോ okay പിന്നെന്താ മക്കളെ non corporation movement അല്ലെങ്കിൽ നമ്മൾ നിസ്സാരണ പ്രസ്ഥാനം ന്ന് പറയും നിസ്സാരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആണേ എല്ലത്തിന്റെയും time period മക്കൾ പഠിക്കണം നിസ്സാര പ്രസ്ഥാനം nineteen twenty ലാ ന്നുള്ള കാര്യം മക്കൾ ഒന്ന് പഠിക്കണം നമ്മൾ jsut ഇത് ഏഴാം class ന്റെ text ൽ കുറച്ചു കാര്യങ്ങളെ പഠിക്കാനുള്ളൂ നിങ്ങളെ വലുതാകുമ്പോഴത്തേക്ക് detail ആയിട്ട് പഠിക്കാനുണ്ട് അപ്പൊ sir നല്ല അടിപൊളിയായിട്ട് കുറച്ചും കൂടെ ആഹ് നൂറ്റി ഏഴുവത്തിമൂന്നായല്ലേ ആയല്ലേ ഇരുന്നൂർ ത്തിക്ക് മക്കളെ ഇരുന്നൂർ ത്തിക്ക്